എന്താണ് ചുമക്കുന്നേ ചുമയ്ക്കുകയാണല്ലോ? നീ ഭയങ്കരായിട്ട് ചുമയാണ്. എന്തു പറയാ കാലാവസ്ഥ ഒക്കെ ഭയങ്കര മോശമല്ലേ? അത് കൊണ്ട് നല്ല തകർത്ത് മഴ പേയതോണ്ടിരിക്കുകയാ എന്തു മഴയാണെന്നാറിയോ വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ നല്ല ഇടിയും മഴയും ഘോരമായിട്ടുള്ള ഇടിയും മഴയും ഒക്കെയാണ്. കിടന്നുറങ്ങാന് ഇപ്പോ വേറെ തന്നെയാ ഇവിടെ നല്ല മഴ ഉണ്ട് . ശരിക്ക് ഇപ്പോ മഴയുടെ ഒരു സീസൺ അല്ല ലേ? അല്ലല്ല ഇതെന്താ പറയാ ഇത് ഇപ്പം ആ ഒരു നമുക്ക് മഴയുടെ സീസണും കഴിഞ്ഞിട്ട് ഇടയ്ക്ക്ഇടയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു മഴ പെയ്യാറില്ലേ? അത് ഇഷ്ടം പോലെ ഇങ്ങനെ പെയ്യുന്നെ ആണ്. പക്ഷേ എങ്കില് ഇത് പോലെ ശക്തമായിട്ടുള്ള മഴ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. നമ്മളുടെ നമ്മളെ ഈ ഭാഗത്ത് നല്ല നല്ലോണം മഴയുണ്ട്. ശരിക്കും നീ പറഞ്ഞില്ലേ നിനക്ക് സുഖമില്ല എന്ന് ഇവിടെ ഈ ഭാഗത്ത് കുറെ ആളുകൾക്ക് ഇങ്ങനെ എന്തെല്ലോ ആ പനി അങ്ങനെ ജലദോഷം ഈ എനിക്ക് അസുഖം ആയത് അങ്ങനെ അല്ല ട്ടോ? ഞാൻ പിന്നെ മണാലി യാത്രയൊക്കെ ചെയ്തത് കൊണ്ട് ആ ഒരു രീതിയില് വന്നതാ അറിയാലോ ഇവിടെ അവിടെ പിന്നെ മൈനസ് രണ്ട് നാല് ആറ് അങ്ങനെയൊക്കെയാണ് കാലാവസ്ഥ വരുന്നത് . ഞങ്ങള് പോയ ഫസ്റ്റ് ദിവസം തന്നെ അവിടത്തെ കാലാവസ്ഥ ഒക്കെ എങ്ങനെയാണ്? നല്ല മഞ്ഞു വീഴ്ച ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ നല്ല തണുപ്പ് ഒക്കെ ആയിരുന്നു. ഞങ്ങൾ അവിടെ അന്ന് പോകുമ്പോ നമ്മുടെ എഅ ഒരു ശരീരത്തിന്റെ തൊലിയൊക്കെ അവിടെ എത്തുമ്പോഴേക്ക് ഒരു പരുവത്തിലായിരുന്നു. ചുണ്ടൊക്കെ ചുണ്ടൊക്കെ എന്താ പറയാ ആകെ മുറിഞ്ഞ് അലമ്പായി കിടക്കുകയായിരുന്നു. അങ്ങനെ ആയിരുന്നു ഉണ്ടായത്. പിന്നെ തിരിച്ചു വന്നു. പക്ഷേ എങ്കില് അവിടെ പൊരുത്ത പെട്ട് പോകാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. തിരിച്ച് ഇവിടെ വന്നതിന് ശേഷം വീണ്ടും നമ്മുടെ പഴയ കാലാവസ്ഥയിലേക്ക് തിരിച്ചു വന്നല്ലോ അപ്പോ ശരീരത്തിന് പെട്ടെന്ന് ഈ കാലാവസ്ഥയുമായിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ടുപോകാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം പിന്നീട് കഫ കെട്ടും അങ്ങനെ ഒക്കെ ആയിട്ട്

അത് തന്നെയാ ഞാനും പറഞ്ഞത്. അതായത് ഈ ശരിക്കും മഴ കാലത്ത് ശരിക്കും മഴ തന്നെ പെയ്യണം . വേനൽ കാലത്ത് നല്ല വെയില് തന്നെ ഉണ്ടാകണം. അതേ പോലെ ഈ മഞ്ഞ് കാലത്ത് നല്ല മഞ്ഞ് ഉണ്ടാകണം. ഈ മഞ്ഞ് കാലത്ത് ഇങ്ങനെ മഴ വന്ന് ഈ എന്ത് സമയം തെറ്റിയിട്ട് ഉള്ള മഴ കാരണത്തില് കാരണമായിട്ടാണ് ഇപ്പോ കൂടുതലും ഭയങ്കര വ്യാപകമായിട്ടുള്ള ഇങ്ങനെ ഓരോ പകർച്ച പനിയും അതേ പോലെ അസുഖം എല്ലാം ഉണ്ടാകാ കൂടുതല് കാരണം ഇതാണ്സമയം തെറ്റിയിട്ടുള്ളതായ മഴ അങ്ങനെയാ ഞാന് ഞാൻ ഈയിടെ എവിടെയോ വായിച്ചത് എന്റെ ഓർമയിൽ അങ്ങനെയാ എനിക്കും സുഖമില്ല. പനിയായിട്ട് ഭയങ്കര എന്താ ബുദ്ധിമുട്ടിലാണിപ്പോ ആണല്ലേ? ആകെ മൊത്തം എല്ലാവർക്കും ഒരു അസുഖം ഒക്കെ പിടിച്ചു കണ്ടില്ലേ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇതില് നാട്ടിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് പിന്നെ ആദ്യത്തെ ഒരു പിന്നാ ചൂട് കാലാവസ്ഥ ങേ ഒരു ഏപ്രിൽ മെയ് മാസോക്കെ അല്ല ആ മാർച്ച് ഏപ്രിൽ മെയ് മസമൊക്കെ നല്ല ചൂടൊക്കെ വന്ന് പിന്നെ ഒരു ജൂണ് ജൂലൈ ഒക്കെ ആകുമ്പോ മെല്ലെ മഴ ഒക്കെ തുടങ്ങി തകർത്ത് മഴ ഒക്കെ പെയ്ത് കഴിഞ്ഞ് പിന്നീട് അങ്ങോടെക്കു നവംബർ ഡിസംബർ ജനുവരി ആകുമ്പോ നല്ല തണുപ്പ് ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു കാലാവസ്ഥയിലാ നമ്മള് ഉള്ളത്. ഇങ്ങനെ ചൂട് തണുപ്പ് നല്ല ചൂട് മഴ തണുപ്പ് പിന്നെ മെല്ലെ പൂക്കാലം തുടങ്ങിയിട്ട് പിന്നെ വീണ്ടും മെല്ലെ ചൂടിലേക്ക് പോകുന്നു. അങ്ങനെ രോടയിറ്റ് ചെയ്തു അങ്ങനെ പോകുന്ന ഒരു കാലാവസ്ഥയാണ് നമ്മുടേത്. മറിച്ച് മറ്റുള്ളവരെ നമ്മള് നോക്കുകയാണെങ്കിലും പിന്നെ മുഴുവൻ സമയം ചൂട് സാഹിക്കുന്നവരുണ്ട്അല്ലെങ്കിൽ ൽ മുഴുവൻ സമയം തണുപ്പ് സാഹിക്കുന്നവരുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോ നമ്മുടെ കാലാവസ്ഥ എത്രയോ നല്ലതാണ്. ഇവിടുത്തെ കാര്യം എങ്ങനെയാ ഇപ്പോ ഈ വയനാട് ഭാഗത്ത് എങ്ങനെയാ കാലാവസ്ഥ? വയനാട് ഭാഗത്ത് കാലാവസ്ഥ എങ്ങനെയാ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് അവിടെ ഒരു മലയോരപ്രദേശമാണ്. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന കാലാവസ്ഥയെക്കാൾ കുറച്ചും കൂടി തണുത്ത കാലാവസ്ഥ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ആ ഇപ്പോ അങ്ങോട്ടേക്ക് ട്രിപ്പ് എല്ലാം പോകുകയാണെങ്കിൽ ആ ട്രിപ്പ് ഒക്കെ പോകുക ആണെങ്കിൽ നല്ല രാസമുണ്ടാകും. പക്ഷേ ഈ മഴയത്ത് പൊക്കാണെങ്കിൽ കുറച്ച് ഇടങ്ങാറാകും

മഴ ഉണ്ടാകുമ്പോഴാണ് കുറച്ചും കൂടെ പ്രശ്നം. ഈ കോടമഞ്ഞാണെങ്കിൽ പ്രശ്നമില്ല. ഈ തണുപ്പ് പക്ഷേ മഴയും കൂടി പെയ്യുന്ന സമയത്ത് ഒരുപക്ഷേ അവിടെ കാലാവസ്ഥ അനുകൂലമാകാതെ വരികയും പ്രശ്നങ്ങൾ

ഇപ്പോ മഴയായിട്ടേ എങ്ങോട്ടും പോകാനും പറ്റുന്നില്ല. ടൌണില് ഒന്നും പോകാനും ഒന്നും കഴിയുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മാതിരിയാണ് സീറ്റുവേഷൻ.

ഇപ്പള് അങ്ങനെ പറയും കുറച്ച് കഴിഞ്ഞാൽ പറയും വെയിലായിട്ട് പുറത്തിറങ്ങാൻ വയ്യ വീട്ടിലിരിക്കാൻ വയ്യ ഭയങ്കര ചൂടാണ് അങ്ങനെയാ ഇങ്ങനെയാ ന്നൊക്കെ പറയും

അത് ശെരിയാ അത് ശെരിയാ അതാണ് നമ്മളുടെ അവസ്ഥ. മഴയായാലും കുഴപ്പമാണ്. വെയിലായാലും കുഴപ്പമാണ്. എന്നു പറയുന്ന അവസ്ഥയായി പോയി എന്നാലും മൊത്തം നോക്കുകയാണെങ്കിൽ കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മൊത്തത്തില് നല്ല അടിപൊളിയാ അല്ലേ? ആണ് അടിപൊളിയാണ് അടിപൊളി കാലാവസ്ഥയല്ലേ? മറ്റുള്ളവരെ ഒക്കെ സംബന്ധിച്ച് നോക്കുമ്പോ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. പറയാനൊക്കെ സുഖായിരിക്കും എന്തേ ഫുൾ നല്ലമഞ്ഞോക്കെ ആണ് അവിടത്തെ കാലാവസ്ഥ എന്നൊക്കെ പറയാൻ പക്ഷേ ആ മഞ്ഞ് ഫുള്ള് എപ്പോഴെങ്കിലും ഒരുവട്ടം അല്ലെങ്കില് കുറച്ച് ദിവസം എല്ലാം ആയെങ്കില് അടിപൊളി ഉണ്ടാകും. പക്ഷേ എപ്പോഴും അത് തന്നെ ആയാല്

അപ്പോ എഅ ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് നമ്മുടെ ശരീരത്തിന് നമ്മള് തന്നെ സ്വന്തം അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പാകമാക്കി എടുക്കാൻ നമ്മള് തയ്യാറാകണം.